ഓ, അങ്ങനെ അല്ലേ. ഞാനൊണ്ടല്ലോ ഇന്‍റെ ഈ മ്മള് ഈ കൊറോണസമയത്ത് ഇല്ലേ. മറ്റേ രണ്ടുകൊല്ലം വീട്ടില്‍ ഇരുന്നപ്പോള്‍ graphic design പഠിക്കാന്‍ വേണ്ടി പോയിനു. അത് ഇങ്ങനെ full ആക്കിയാലോ എന്നിങ്ങനെ ആലോചിചിരിക്കുവാ ഇപ്പൊ. നീ complete ചെയ്തില്ലേ എന്നിട്ട്. മുഴുവനാക്കീല്യേ? ഇല്ല്യ. ഇല്ല. gtech ഞാന് full ആക്കീട്ടില അവിടുന്ന്. certificates ഉം, കാര്യങ്ങളും ഒന്നും കിട്ടീട്ടും ഇല്ല. അപ്പൊ ഏകദേശം പകുതിയോളം വച്ചേക്കുന്നു ഞാന്. ഇനി ഇപ്പം full complete ആക്കാം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 അങ്ങനെയാക്കി കഴിഞ്ഞാ എന്തായാലും പറ്റുന്നുണ്ടാവില്ല. അവിടെ graphics design ഇല് എന്തെങ്കിലും പഠിക്കാന്. ആഹ് graphic design ഉണ്ട്. ആണ്.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 അത് എനിക്ക് വെറുതെ just ഒന്ന് എന്താ പറയല് വെറുതെ വീട്ടി ഇരിക്കുമ്പോ ഒക്കെ ചെയ്യാന്‍ വേണ്ടീട്ടാ. അല്ലാണ്ട് ഒരു job ആയിട്ട് പഠിക്കാന്‍ വേണ്ടീട്ടൊന്നുമല്ല. വെറുതെ ഒരു രസായിട്ട് പഠിക്കാന്‍ വേണ്ടീട്ടാ graphic design ചെയ്യാന്‍ ഭയങ്കര ഇഷ്ടാ.

എനിക്ക് ഒരു ജോലി വേണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് നിനക്ക് ഇത് എടുത്ത് ഉപയോഗിക്കവുന്നെ അല്ലേ. ഇത് എന്തത് ശരിക്കുള്ള സംഭവമൊക്കെ ആണോ? വെറുതെയുള്ളത് ഞാന്‍ ഇന്നോട് പറയോ. പോരാത്തതിന് ഞാനിവിടയല്ലേ ജോലി ചെയ്തു കൊണ്ട് നിക്കുന്നെ. പിന്നെ ഞാനെങ്ങനാ fake ആണെന്ന് പറയ്ക എന്തെങ്കിലും training എടുത്തിട്ടു അവിടെ കയറിയതാണോ? ഇതുപോലത്തെ എന്തെങ്കിലും job ഇന്‍റെ?

നമ്മക്ക് ഇങ്ങനെ കൊടുക്കാന്‍ പറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് പോലും ചെയ്യണം human resource administration ഇവിടുന്നു ചെയ്താലോ എന്ന് വരെ ഞാന്‍ ആലോചിക്കുന്നുണ്ട്. ആണ് ഇതില്‍ placement ഓ, placement ഒക്കെ വന്നു ഇവിടുണ്ടല്ലോ ഇപ്പൊ സാധാരണ നമ്മളിപ്പം വേറെ എതെങ്കിലുമൊക്കെ institute കളിലൊക്കെ പോയാല് അവര് പറയും placement assistance എന്ന് പറയും. പക്ഷെ കൊറേ ആള്‍ക്കാര്‍ക്കും അത് കൊടുക്കാറെയില്ല. അവര് വെറുതെ അങ്ങനെ പറയും.

ഡാ, ഞാന്‍ gtech ല് തന്നെ പോയിട്ട് placement കിട്ടിയിട്ടില്ല. അപ്പൊ അതില് കെടക്കാരുന്നു അവിടെ. അതാണ് അതിന്‍റെ ഒരു വ്യത്യാസം വരുന്നത്. ഇപ്പൊ മറ്റൊടത്ത് അങ്ങനെ placement assistance തരുമെന്നാ അവര് പറയുന്നേ. അവര്‍ക്ക് place ആക്കിയാലും, ഇല്ലെങ്കിലും അവര്‍ക്കിപ്പം കാര്യായിട്ട് ഒന്നും കിട്ടാനില്ലല്ലോ. ഇവിടെ എന്ന് പറയുന്നത് guaranteed ആണ്. എന്തായാലും നിനക്ക് place ആക്കാന്‍ വേണ്ടിട്ടു ഇവിടുന്നു എന്തായാലും hundred Percentage support തരും. ആഹ് നല്ല ഏറ്റവും നല്ല ഒരു job training എന്ന് പറയുന്നത് ഏതാ. നിനക്ക് നല്ല തോന്നിയത്. ഇതിനെല്ലാം ഈ പന്ത്രണ്ടു programs ഉം നല്ല ഇതിപ്പം നല്ല scope ഉള്ള field ഏതാ?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 നമ്മടെ, ആഹ്

medical coding എങ്ങനാ? എനിക്ക് online താല്‍പര്യവും ഇല്ല. ഇതെങ്ങനാ സംഭവം? ആഹ് medical coding ഇല്ലേ online ഉം ഉണ്ട്. offline ഉം ഉണ്ട്. ഇപ്പൊ നിനക്ക് വരാനോക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലെ online എടുക്കാം. അപ്പൊ വരാനൊക്കെ okay ആണെങ്കില്‍ വന്നു പഠിക്കണമെന്നാണെങ്കില് offline എടുക്കാം. അതില് നിനക്ക് ഏതുവേണമെങ്കിലും ചെയ്യാന്‍ വേണ്ടീട്ട് പറ്റും.

നമ്മളൊരു placement assurance കൊടുക്കുന്നുണ്ട്. അതായത്, medical coding ന്‍റെ നമ്മടെ എല്ലാ students നും നമ്മളിപ്പം ഏകദേശം placed ആക്കിണ്ട്. So നമ്മക്ക് ഒരു കാര്യത്തില് മാത്രം നമുക്ക് ഒരു placement assurance പറയാന്‍ വേണ്ടീട്ട് പറ്റും. അപ്പൊ അതുമാത്രമല്ല, medical coding ആവണ സമയത്ത് നമുക്ക് globally ഉള്ള certification ആവും ഉണ്ടാവുക. അതായത്, medical coding ന്‍റെ Authority പറയുന്നത് APC ആണ്. അതായത് American several for professional coders എന്ന് പറയുന്ന board ന്‍റെ ആണ്. അപ്പൊ അവര് ഇതെങ്ങനെയെന്നു വച്ചാല് direct ആയിട്ട് നമുക്ക് certificates ഉം books ഉം, എല്ലാം provide ചെയ്യുന്നത് world authority യുടെ ഒരു global recognition ആയിട്ട് ഉള്ള ഒരു course പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വല്യ കാര്യമല്ലേ. ഞാന്‍ അതുകൊണ്ടാ പറഞ്ഞേ ഇപ്പൊ ഏറ്റവും കൂടുതല്‍ scope ഉള്ളത് medical coding ഇനാണ്. നമുക്ക് അല്ലാണ്ടും പതിനൊന്നോളം programs available ആണ്. പക്ഷേ, അതൊന്നും ഇപ്പം ഒരു global recognition ഓ, അല്ലെങ്കില്‍ നമുക്ക് ഇപ്പം ACC പോലുള്ള ഒരു authority ന്‍റെ കീഴിലുള്ള certification ഉം അല്ല അത്.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 ഇങ്ങനെ. നിനക്ക് computer ഒക്കെയായിട്ട്‌ നന്നായിട്ട് പരിചയമുണ്ടല്ലോ. അതുകൊണ്ട് കൊഴപ്പമൊന്നുമില്ല. medical coding നമ്മള് computer ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം അത് നിനക്ക് interested ആയതു കൊണ്ട് നിനക്ക് graphic design പഠിച്ചുവെന്ന് വച്ചിട്ട് medical coding എടുക്കുന്നോണ്ട് എങ്ങനെ medical coding ഇനു degree pass ആവണോ? അങ്ങനെയാണെങ്കി qualification ഒക്കെ എങ്ങനാ? നമ്മക്ക് plus two pass ആയാലും, അതുപോലെ തന്നെ degree completed ആണെന്നുണ്ടെങ്കിലും പറ്റും. ചെയ്യാന്‍ വേണ്ടീട്ട് പറ്റും. നീ degree completed ആയോണ്ട് നിനക്ക് ഒന്നൂടി weightege ഉം, കാര്യങ്ങളും ഉണ്ടാവും. degree കഴിഞ്ഞ കുട്ടികളല്ലേ കുറച്ചുകൂടി prepared ന് ഉണ്ടാവുക. company കളാണെങ്കിലും. ഇപ്പം ഞാന്‍ ചോദിച്ചു നോക്കട്ടെ. ഇതെങ്ങനാ? fees കാര്യങ്ങളൊക്കെ എങ്ങനാ? ആഹ് ഇതെന്ന് പറയുമ്പോള്‍ online ആയിട്ട് ചെയ്യുകയാണെങ്കില്‍ ഇരുപത്തി രണ്ടായിരം അതുപോലെ തന്നെ offline ആയിട്ടു ചെയ്യുകയാണെന്നുണ്ടെങ്കില്‍ ഇരുപത്തിയേഴായിരം ആണ് fee വരുന്നുണ്ടാവുക.

ഇരുപത്തിയേഴായിരം ഒക്കെ ഒറ്റക്കടി ഒറ്റയടിക്കൊക്കെ അടക്കണോ. വേണ്ട. ഇപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കില്‍ ഇപ്പൊ ഇരുപത്തിയേഴായിരം ഒക്കെ affordable ആയിട്ടുള്ള എല്ലാവര്‍ക്കും പഠിക്കേണ്ടതല്ലേ. അപ്പൊ നമ്മള് അങ്ങനെയൊന്നും പറയുകയുണ്ടാവില്ല. ഇപ്പം നിനക്ക് വേണോന്നുണ്ടെങ്കില് ഒരു മൂന്നുമാസം കൊടുക്കാം. അകെ മൂന്നുമാസത്തെ course ആണ് medical coding മൂന്ന് മാസം കൊണ്ട് അടച്ചു തീര്‍ത്താ മതിയാവും. ആണ്. പിന്നെ HRHR എങ്ങനാണ്? ഞാന്‍ പറയണത് നല്ല course ആണ്. പിന്നെ medical coding ഇന്‍റെ അത്രേം നമ്മടെ world authority യുടെ certificcation ഉം, കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ Human Resource Administration എന്നാണ് complete ആയിട്ട് വരുന്നത്. അതെന്നു പറയുമ്പോഴും എല്ലാരും അതായത് ഇപ്പൊ നിലവില് മാത്രല്ല എല്ലാ കുട്ടികളും ഇപ്പം Human Resource Administration select ചെയ്യും. എന്നിട്ട് അവര് ചെയ്യുന്നത് എന്ത് വച്ചാല് ഇപ്പം HR ലാവുമ്പോ എന്താന്ന് അറിയുവോ? ഇപ്പം എല്ലാ institution ലും, organization ഇലും company ഇലും എല്ലാടത്തും vaccancies ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം

resource administration പഠിച്ചു കഴിഞ്ഞാലും ഇപ്പൊ കുറേ അവസരങ്ങള്‍ വരുന്നോണ്ട് തന്നെ ചെയ്യാന്‍ വേണ്ടീട്ട് പറ്റും. അതാണ് അതിന്‍റെ scope ഉം, demand ഒക്കെ. ഈ medical coding ന് അതെപോലെ തന്നേയുള്ളൊരു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

അത് എന്ന് പറയുമ്പോ medical coding ന്‍റെ അത്രയും വരുന്നില്ല. അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാ ആകെ വരുന്നത്.

അപ്പൊ exam, കാര്യങ്ങള് അതൊക്കെ എന്താ ചെയ്യാ? അതായത്, ഇതിലുണ്ടല്ലോ ഇപ്പം complsurily നമ്മള് exam attend . ഇത് ഒരു job training അല്ലേ. അപ്പൊ അതിന്‍റേതായിട്ടുള്ളൊരു വ്യത്യാസം ഇതില്‍ എന്തായാലും ഉണ്ടാകും. നമ്മള് course അല്ലല്ലോ പഠിപ്പിക്കുന്നെ.

ആഹ് placement assistance കൊടുക്കുന്നുണ്ട്. human resource administration ന് മാത്രമല്ല നമ്മള് കൊടുക്കുന്ന എല്ലാ programs നും നമ്മള് placement assistance ഉം, കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതല്‍ കുട്ടികള്‍ placed ആയതും ഈ ഒരു human resource adminstration, digital marketing അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല programs ഇലോട്ടാണ് ഏറ്റവും കൂടുതല്‍ കുട്ടികള്‍ വന്നിട്ടുള്ളതും, അതുപോലെ തന്നെ കുട്ടികള് placement ഒക്കെ ആയിട്ടുള്ളത്. ആഹ് ഇന്‍റെ കൂടെ നടക്കണ രണ്ടു friends ഇല്ലേ. നമ്മള് മൂന്നാളും ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കയാണ്. എന്തേലും പോവാന്നുള്ളത്തില്.

ഒരോട് വിളിച്ചു ചോദിച്ചു നോക്കട്ടെ. ഓരെ number എന്‍റെ share . നീ ഒരോട് നീ details ഉം, കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞുകൊടുക്കുവോ. ആഹ് അതൊക്കെ പറയാം. നീ വാട്ട്സ്അപ്പില്‍ share ചെയ്തോട്ടോ. ഞാന്‍ വേണെമെങ്കില്‍ നിനക്ക് details ഉം, കാര്യങ്ങളുമൊക്കെ complete ആയിട്ട് share ചെയ്യാം. നീയത് വേണമെന്നുണ്ടെങ്കില്‍ നിന്‍റെ friends നൊക്കെ share ചെയ്തുകൊടുത്താ വരണമെന്നുണ്ടെങ്കില്‍ വരട്ടടോ. edwinedwinedwin edwin ഇല്ലേ. edwin എന്നിപ്പം search ചെയ്താലേ ഗൂഗിളിലോക്കെ കിട്ട്വോ? പിന്നല്ലാത്. നമ്മടെ ഒരു company അല്ലേടോ. അപ്പൊ പിന്നെ ഗൂഗിളില്‍ കിട്ടാണ്ടിരിക്കുവോ?

ആണ്. നോക്കട്ടെ. ഉപ്പാനെ ചോദിച്ചു നോക്കട്ടെ എന്തായാലും. ഞാന്‍ പിന്നെ ഒന്നിലും ഒറച്ചു നിക്കാത്തെനേ കൊണ്ട് ഇപ്പൊ എന്‍റേത് എന്താന്നറിയില്ല.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

ഒറപ്പായിട്ടും . ഇതില് നമ്മള് total ആയിട്ടുള്ള fees ആണ് കാണിക്കുന്നുണ്ടാവുക. extra ഒന്നും വാങ്ങിക്കുകയോന്നുമില്ല. അതില് ഒന്നും പേടിക്കുകയും ഒന്നും വേണ്ട. ഇപ്പം degree ഇപ്പം തന്നെ ദാ അയ്മ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ exam fees, മറ്റേ fees ആ fees, ഈ fees എന്ന് പറഞ്ഞെല്ലാം amount മൊത്തം കൂടുണ്ട്. നിന്നോട് ചോദിക്കുകയാണെങ്കില്‍ തന്നെ ഞാനല്ലേ ചോദിക്കയുള്ളൂ. ഞാന്‍ ചോദിക്കാഞ്ഞാ പോരെ. അപ്പൊ ഞാന്‍ പറഞ്ഞാ പോരെ. നിനക്കവിടെ എന്താണ് സംശയമുള്ളേ. നിന്നോട് fees ചോദിക്കാന്നുണ്ടെങ്കില് നീ എന്‍റെ കീഴില് admission എടുത്തുകഴിഞ്ഞാല് ഞാനാ ചോദിക്കുന്നുണ്ടാവുക. ഞാന്‍ ചോദിക്കില്ല. അതൊറപ്പല്ലേ. ഞാനല്ലേ പറയുന്നേ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

ഞാനവിട അവിടേക്ക് വരുന്നു എന്‍റെ friends നേം കൂട്ടിട്ട്. ഇത് എവിടാ? നടക്കാവ് correct എവിടാ വരുന്നത്. നടക്കാവ് നടക്കാവില്യെ police station ഉണ്ട്. അതിന്‍റെ നേരെ ഇപ്പറത്തെ complex ലാ കേട്ടോ.

ഇനി certificate ഉം, കാര്യങ്ങളും ഒക്കെ എങ്ങനാണ്. certificate international certificate ആണ് എല്ലാം കൊടുക്കുന്നേ. എന്ന് പറഞ്ഞാല് ISO Certification ആണ്. നീ just ഒന്ന് ഗൂഗിള് ചെയ്ത് നോക്ക്. അപ്പൊ തന്നെ നിനക്ക് എല്ലാ details ഉം correct ആയി കിട്ടും.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

online ആയി പഠിച്ചിട്ടു എന്തെങ്കിലും മനസിലാവും എന്നൊക്കെ ഒരു ഇത് ഉണ്ട്. ആഹ് കൊഴപ്പമൊന്നുമില്ല. നീ join ചെയ്തോ. online ആയിട്ടാണെങ്കിലും faculties ഒക്കെ. അവര് deal ചെയ്യുന്ന പോലെയല്ലേ കാര്യങ്ങള്‍ ഉണ്ടാവുക. അടിപൊളിയാ. നീ അധികമൊന്നും doubt ചെയ്യണ്ട. നിനക്ക് ഞാന് guarantee ആയിക്കൊള്ളട്ടെ. എന്നാ പിന്നെ എന്തായാലും വരുന്നുണ്ട് ഞാന്. നോക്കിട്ട്. എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അപ്പൊ വയിക്ക് അങ്ങോട്ട് കേറും ഞാന്‍

okay ഇന്നാ ശരി.

ഒരു വർഷത്തിലെ എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഉള്ള മാസങ്ങളിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ജനുവരി ജനുവരി പത്ത് മുതലാണ് starting നമ്മളെ ജനുവരി പത്ത് ചിരിദിനമായിട്ട് വരും, ജനുവരി പത്രണ്ട് ദേശിയ യുവ ~ യുവജന ദിനം, ജനുവരി പതിനഞ്ചു കർ~ കരസേനാ ദിനം, ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക്, അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം ജനുവരി ഇരുപത്തിയെട്ട് ഹിമാചൽ ദിനം ജനുവരി മുപ്പത് ഗാന്ധിജയന്തി ഗാന്ധിജയന്തിയുടെ ചരമ ദിനം, രക്തസാക്ഷി ദിനം, ഫെബ് ~ ഫെബ്രുവരി പതിനാല് പ്രണയദിനം അഥവാ valentines day ഫെബ്രുവരി ഇരുപത് മിസോറാം ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് അന്തരാഷ്ട്ര മാതൃഭാഷ ദിനം, ഫെബ്രുവരി ഇരുപത്തിനാല് central excise ദിനം, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനം, മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം, മാർച്ച് പതിനഞ്ച് ലോകോൺ പോപ്പ് ദിനം, മാർച്ച് ഇരുപത് ലോക വി ~ വിഗലാംഗ ദിനം, മാർച്ച് ഇരുപത്തൊന്ന് ലോക വനിത വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം, ഏപ്രിൽ ഒന്ന് ലോകവിഢി ദിനം അഥവാ ഏപ്രിൽ fool ഏപ്രിൽ അഞ്ച് ദേശിയ കപ്പലോട്ട ദിനം, ഏപ്രിൽ ഏഴ് ലോക~ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഒമ്പത് അന്താരാഷ്ട്ര ദേശാടനപക്ഷി ദിനം, ഏപ്രിൽ പതിനാല് അഗ്നിസേന ദിനം, ഏപ്രിൽ പതിനെട്ട് പാരമ്പര്യ ദിനം, ഏപ്രിൽ ഇരുപത്തിരണ്ടു ഭൗമ ദിനം, ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനം, മെയ്യ് ഒന്ന് തൊഴിലാളി ദിനം, മെയ്യ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം, മെയ്യ് എട്ട് ലോക red cross ദിനം മെയ്യ് രണ്ട് മുതൽ പത്തുവരെ ലോക മാതൃ ദിനം, മെയ്യ് പത്രണ്ട് ലോക ശിശു ക്ഷേമ ദിനം, മെയ്യ്‌ പതിമൂന്ന് ദേശീയ എ~ഐക്യദിന മെയ്യ്‌ പതിനഞ്ച് അ~അന്തർ ദേശിയ കുടം കുടുംബ ദിനം, മെയ്യ്‌ പതിനേഴ് ലോക വാർത്ത വിനിമയ ദിനം, മെയ്യ് ഇരുപത് എവറസ്റ്റ് ദിനം, മെയ്യ്‌ ഇരുപത്തൊന്ന് തീവ്രദിനം, മെയ്യ്‌ ഇരുപത്തിനാല് common wealth ദിനം. മെയ്യ് മുപ്പത്തിയൊന്ന് പുകയില വിരുദ്ധ ദിനം എന്നിങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുപോലെതന്നെ ജൂണില് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം, ജൂൺ ഇരുപത് കെട്ടിട ദിനം, ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ ദിനം ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ ദിനം. ഓഗസ്റ്റ്~ ഓഗസ്റ്റ് മാസം വരുന്ന ഒന്നാം തീയതി ആയത് കൊണ്ട് അന്തർദേശിയ സൗഹൃദ ദിനം, ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് ഒമ്പതിന് നാഗാസാക്കിയ ദിനം. കിറ്റ് ഇന്ത്യ ദിനം, ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം, ഓഗസ്റ്റ് ഇരുപതിന് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ദേശിയ spots ദിനം, സെപ്റ്റംബർ മാസത്തില് തുടക്കം സെപ്റ്റംബർ അഞ്ചിനാണ്‌ അദ്ധ്യാപക ദിനം. സെപ്റ്റംബർ എട്ടിന് ലോക സാക്ഷരതാ ദിനം, സെപ്റ്റംബർ അവസാനത്തോടെയുള്ള ഞായറാഴ്ച ലോക ഹൃദയ ദിനവായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബിരുദ ദിനം, സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദ സഞ്ചാര ദിനം, ഒക്ടോബർ ഒന്നിന് ദേശിയ രക്ത ദാനദിനം, ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനം, ഒക്ടോബര് മൂന്നിന് ലോ പാർപ്പിട ദിനം, ഒക്ടോബർ നാലിന്

മിൽമദിനം, അതുപോലെതന്നെ ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ ദിനം, ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര ദിനം, ഒക്ടോബർ മുപ്പതിന് ലോക

നവംബർ പതിനാറിന് ദേശിയ പത്ര ദിനം നവംബർ ഇരുപത്തിയൊന്നിന് ലോകാശ് ~ ആശംസദിനം, നവംബർ ഇരുപത്തിയഞ്ചിന് പതാക ദിനം, നവംബർ ഇരുപത്തിയൊമ്പതിന് NCC ദിനം ഇനി അടുത്ത മാസം ഡിസംബറാണ് അവസാനത്തെ മാസമാണ് ഡിസംബർ ഒന്നിന് ലോക AIDS ദിനം, ഡിസംബർ മൂന്നിന് വികലാംഗ ദിനം, ഡിസംബർ നാലിന് നാവിക സേന ദിനം, ഡിസംബർ ഏഴിന് സംയുകത സേന പതാക ദിനം.

ഡിസംബർ അവസാനം വരെയുള്ള വിശേഷ ദിനങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് മലയാള ആഴ്ചകളാണ് പറയാൻ പോകുന്നത്. മലയാള ആഴ്ചകൾ എന്ന് പറഞ്ഞാല് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അങ്ങനെയാണ് വരുന്നത് ഏഴു ദിവസങ്ങളാണ് ഒരാഴ്ചയായിട്ട് വരുന്നത്. അതുപോലെതന്നെ മലയാള മാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. മലയാള മാസങ്ങൾ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുഭം, മീനം, മേടം, എടവം മിഥുനം, കർക്കിടകം എന്നിങ്ങനെയാണ് വരുന്നത്. അത് ഇംഗ്ലീഷിലാവുമ്പഴാണ് ജനുവരി, ഫെബ്രുരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നത് അങ്ങനുള്ള കാര്യങ്ങളാണ് നമ്മളിപി ~ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ നമ്മൾ സംസാരിച്ചത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ വിശേഷ ദിനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മലയാള ആഴ്ച്ചകളെക്കുറിച്ചും അതേപോലെ മലയാള മാസങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ചുതന്നെയാണ്. ഇനി കേരളത്തിലെ വലുതും ചെറുതുമായിട്ടുള്ള കൊറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ വലിയ ജില്ലയായി അറിയപ്പെടുന്ന ജില്ലാ ഏതാണ്? അടുത്ത ചോദ്യം വരുന്നേ ഏറ്റവും വലിയ ജില്ലാ എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാടൻ ജില്ലയാണ്. പാലക്കാട് ജില്ലാ ഏകദേശം നാലായിരത്തിനാനൂറ്റി എൺപത് ചതുരശ്ര മീറ്റർ കിലോമീറ്ററാണ് വരുന്നത്. അതുകൊണ്ട്തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി പ്രഖ്യാപിച്ചത്‌ കേരളത്തിലെ പാലക്കാട്ട് ജില്ലയെത്തന്നെയാണ്. ഏറ്റവും ചെറിയ ജില്ലാ എന്നു പറയുന്നത് ആലപ്പുഴയാണ്. ആയിരത്തി നാനൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്ററാണ് ആലപ്പുഴ ജില്ലയുടെ വ്യാപ്തി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലാ എന്ന് പറയുന്നത് മലപ്പുറമാണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെതന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലാ അത് വയനാടാണ്. വയനാടാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല. അതുപോലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ലാ എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ലയും അതുപോലെതന്നെ അതുകൂടാ അതുപോലെതന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ലയും ആലപ്പുഴതന്നെയാണ്. അതുപോലെതന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചയാത്ത്‌ അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. മൂന്നാറ്

വിസ്തീർണ്ണം കൂടിയ താലൂക്ക് തളിപ്പറമ്പാണ് സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പ് താലൂക്കാണ് അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് താലൂക്കാണ്. അതുപോലെതന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി അത് പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും സാക്ഷരതാ കൂടിയ ജില്ലാ കോട്ടയമാണ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് തൊണ്ണൂറ് ശതമാനമാണ് സാക്ഷരതാ. ഏറ്റവും സാക്ഷരതാ കുറഞ്ഞ ജില്ലാ പാലക്കാടാണ് അതേപോലെതന്നെ ഏറ്റവും വലിയ ജില്ലയും പാലക്കാടാണ്‌. അതേപോലെ ഏറ്റവും സാക്ഷരതാ കുറഞ്ഞ ജില്ലയും പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതാ കൂടിയ താലൂക്ക് എന്നറിയപ്പെടുന്നത് മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി പത്തനം തിട്ട ജില്ലയിലാണ് തൊണ്ണൂറ്റിയേഴേ പോയിന്റ് മൂന്ന് ശതമാനമാണ് സാക്ഷരതാ ഏറ്റവും സക്ഷരത കുറഞ്ഞ താലൂക്ക് ചിറ്റൂരാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് സാക്ഷരതാ കുറഞ്ഞ ജില്ലാ താലൂക്ക് ഏറ്റവും കൂടുതൽ താ ~ താലൂക്കുള്ള ജില്ലാ അത് എറാണാകുളമാണ് ഏകദേശം ഏഴ് താലൂക്കുകളാണ് ഉള്ളത്. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ലാ അത് കാസർഗോഡാണ് ഏകദേശം രണ്ട് താലൂക്കുകൾ മാത്രമേ ഉള്ളു കാസർകോടിന് പിന്നെ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ലാ അത് ഇടുക്കിയും വയനാടും ആണ് ഒന്ന് വീതമാണ് ഇടുക്കിയിലും വയനാട്ടിലും. മുനിസിപ്പൽ ~ മുനിസിപ്പാലിറ്റികളുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രാമ പഞ്ചായത്തുകളുള്ള ജില്ലാ? ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളതു മലപ്പുറത്താണ് ഏകദേശം നൂറോളം ഗ്രാമപഞ്ചയത്തുകളാണ് മലപ്പുറത്തുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലാ അത് നമ്മുടെ തൃശൂരാണ്. ഏകദേശം പതിനേഴോളം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശൂരിൽ നിലവിലുള്ളത്. ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം നദിയാണ് ഏകദേശം പതിനേഴ്

ഏകദേശ അളവായിട്ട് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാ ഇരുന്നൂറ്റിയഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് അതിന്റെ അളവ് വരുന്നേ ഇതുവരെ സംസാരിച്ചകാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും എന്നാണ് എന്റെ ഒരു വിചാരമായതും കേരളത്തിലെ ആവശ്യമായ കുറച്ചു കാര്യങ്ങളാണ് നമ്മളിതുവരെ സം ~ സംസാരിച്ചുകൊണ്ടിരിന്നത്. കേരളത്തിലെ വലുതും ചെറുതുമായ കാര്യങ്ങളും മാസങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ദിവസങ്ങൾ ക്കുറിച്ചും എല്ലാവർക്കും ഉപയോഗമായിട്ട്

ആഹ് four comma one അല്ല minus four comma three അല്ല ആഹ് four comma minus three അരവിന്ദ് അനുവിന്ദ് ആണ് answer ചെയ്തത് പക്ഷെ bracket ഇട്ടില്ല അരുണ വി നായറും

അടിപൊളി ഞാനാ first ന്നു പറയുന്നുണ്ട് കുറെ ആൾക്കാര് പറയുന്നുണ്ട് അടിപൊളി അലക്സ് sir ആ തോന്നു chat ൽ ഇരുന്നിട്ട് ഞാനാ first ന്നു പറയുന്ന് അല്ലെ കിരൺ sir ആണോ നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ answer ഒന്ന് help ചെയ്തേ

അപ്പൊ Draw the x axis and y axis ആഹ് ശരിയാവൂല്ലല്ലോ axis ന്നു പറയുന്ന ഒരു singular ആളുടെ plural ആണ് axes ട്ടോ a x e s അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട അത് തെറ്റല്ല ട്ടോ a x e s correct ആ x ഉം y ഉം രണ്ട് axes ഉണ്ട് ഇനി Two comma three ന്നു പറയുന്ന point Mark ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം ആദ്യം ഞാന് y axis വരയ്ക്കുന്നു x axis വരയ്ക്കുന്നു ഇനി നിങ്ങൾക്ക് പലതും ചേലോർക്ക് confusion ആണ് sir ഏത് ആണ് y axis ഏതാണ് x axis ഒരെണ്ണം നീണ്ടിട്ടും ഉണ്ട് ഒരെണ്ണം ഇങ്ങനെ ഉണ്ട് അല്ലെ അപ്പോം ഇങ്ങനെ ആലോചിക്കാ പണ്ട് confusion ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ ഒരു മടിയും ഇല്ല അനിൽ sir നു confusion ഉണ്ട് ഇപ്പോളും ചിലപ്പോ confusion ഉണ്ടാകാറുണ്ട് അപ്പൊ എന്ത് ചെയ്യും x axis ന്നു പറയുമ്പോൾ അതിനു പ്രത്യേക trick ഒന്നും ഇല്ല y axis ഏതാണ് മനസിലാവുമ്പോ എന്താണ് ചെയ്യണ്ടത്ന്നു അറിയോ ഈ y എഴുതുമ്പോൾ നമ്മള് computer എഴുതുമ്പോ എങ്ങനെയാണു നമ്മള് computer ൽ എഴുതുമ്പോൾ എന്താണ് ദാ ഇങ്ങനെയല്ലേ y വരുക ഇതുകണ്ടോ y axis നു ഇങ്ങനെ നീണ്ടിട്ട് ഒരു വരയുണ്ട് അല്ലെ അങ്ങനെയാവുമ്പോൾ ഉറപ്പിച്ചോ ഇതാണ് y axis കാരണം നീണ്ടിട്ട്ഉള്ള വര അതാണ് y axis കണ്ടോ ഇതാണ് അപ്പൊ ഇത് y dash okay അത് അനിൽ sir ൻ്റെ ഒരു ചെറിയ ഉടായിപ്പാണ് നിങ്ങൾ വേണെങ്കിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മിടുക്കന്മാരെപ്പോലെ full by heart ചെയ്തോ

Two Three Four five ഒരു രസത്തിന് എഴുതിക്കോ ഇനി നിങ്ങൾ പോയിട്ട് നാളെ Exam നു Two comma three Mark ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളു ഇതാ ഇങ്ങനെ എഴുതി വയ്ക്കരുത് കേട്ടോ sir ഞാൻ ഇന്ന കൂടു തൽ Mark ചെയ്താൽ കൂടുതൽ Mark കിട്ടും ഇല്ല നിങ്ങൾ പോയിട്ട് Zero One Two Three Four five six ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്തു വയ്ക്കരുത് okay ഇങ്ങനെ ചെയ്തു വയ്ക്കരുത് ആവശ്യത്തിന് സ്ഥലവും

ഇനി ഇവിടെ ഈ negative കൂടെ ഇടാം അപ്പൊ നിങ്ങൾ കുറച്ചു show off ആക്കി നിങ്ങള് പറയാ നിങ്ങൾക്ക് അറിയാ ന്നൊക്കെ കാണിച്ചു കൊടുക്കാ minus one minus two minus three അതൊക്കെ മതി okay ഇനി വേണ്ടത് Two comma three വേണം Two comma three ന്നു പറഞ്ഞാ x direction ൽ two y direction three അപ്പോ ഇതുരണ്ടും കൂട്ടിമുട്ടുന്നത് ദാ ഇവിടെയല്ലേ x ലേക്ക് two y ലേക്ക് three അപ്പൊ Two comma three കിട്ടി ഇനി വേണ്ടത് Draw a circle circle വരയ്ക്കണം circles നമ്മള് രണ്ടാം അടിപൊളിയായി പഠിച്ചിട്ടുണ്ട് With origin at centre origin at centre circle ൻ്റെ centre circle ൻ്റെ നടുഭാഗം origin ആയിരിക്കണം അപ്പൊ compass നമ്മള് ഇവിടെ കുത്തി വെച്ചിട്ട് Passing through the point two comma three അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ Beutiful compass എടുക്കുക നിങ്ങൾ compass എടുക്കുക compass നെ ആ കൂർത്തിരിക്കുന്ന ല്ലേ അത് pin അവിടെ കുത്തിവയ്ക്കുക pin അവിടെ കുത്തിയിട്ട് compass ഇതാ ഇത് touch ചെയ്യുന്നപോലെ വെക്കുക okay ഇത് touch ചെയ്യുന്നപോലെ വച്ചിട്ട് പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കുന്ന പോലെ ഒറ്റ വടിച്ചെടുക്കുക ഇതാ ഇങ്ങനൊരു circle കിട്ടും ഇത്രേ ഉള്ള okay അപ്പൊ compass നടുഭാഗം origin ൽ വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ടു ഇവിടെ ഇട്ടിട്ട് അങ്ങ് പൊറോട്ട അടിക്കുന്നപോലെ ഒറ്റ അടിയടിക്കുക okay അത്രേ ഉള്ളു sir exam താൽക്കാലികമായിട്ടില്ല ചെലപ്പോ ഇതുണ്ട് പക്ഷെ പ്പോൾ android അങ് download ചെയ്യുക sir tangent simple ദീപിക പേടിക്കണ്ട answer simple ആക്കിത്തരും sir hi പറയു മലയാള ക്കു ഉവ്വ് മലയാളി പോളിയല്ലേ ഓഹ് അതിനും hi എല്ലാർക്കും hi okay hi for jasim എല്ലാരും ഞാൻ എടുത്തു ട്ടോ hi അപ്പൊ അതിരിക്കട്ടെ അപ്പോൾ നമ്മൾ പൊറോട്ട അടിക്കുന്നത് പോലെ അങ് അടിച്ചു circle കിട്ടി question ൽ നിങ്ങൾ അങ്ങ് mark മേടിച്ചോ okay അപ്പൊ coordinates പഠിച്ചു circle പഠിക്കാൻ പിന്നെ നിങ്ങൾ ഒരു compass ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട ആഹ് എല്ലാവരും hi ആണല്ലോ എല്ലാരും വായിക്കാൻ എനിക്ക് സമയമില്ല ആഹ് അപ്പൊ അങ്കു തണ്ടർ എല്ലാർക്കും hi ready അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ circle വരച്ചു mark മേടിച്ചു ഇനി നമുക്ക് അടുത്ത question ലേക്ക് പോയാലോ അടുത്ത question ലേക്ക് പോകാം ഇതല്ല അടുത്ത question ആഹ് Free broadcast group join ചെയ്യാ ഇനി വന്നവരൊക്കെ ശ്രദ്ധിക്കുക Free ആയിട്ട് broadcast group join ചെയ്യാണോ Free ആയിട്ട് നിങ്ങൾക്കറിയണോ എപ്പോഴാ Class notification വന്നോ വാട്ട്സ് ആപ്പ്ൽ Beutiful messages എല്ലാ ദിവസവും വേണോ നിങ്ങക്ക് Valentine's day ഒന്നും അയച്ചു തന്നില്ലേലും നമ്മുടെ Examiner അയച്ചു തരും Class ഉണ്ടെന്നു പറഞ്ഞിട്ട് join ചെയ്യണെങ്കി ഇതാ Eight six zero six Triple four triple five എന്ന് Save ചെയ്യുക എന്നിട്ട് അവർക്ക് എന്താണ് Add me Add me ന്നൊന്നു Messenge അയച്ചാൽ നിങ്ങൾ Add ചെയ്യും okay Ready ആഹ് Ready Ready Ready അതും കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു Notification കിട്ടും ഇനി ഇവിടെ പുതുതായി വന്നവരൊക്കെ ശ്രദ്ധിക്കുക Daily ഈ Channel ൽ Class ഉണ്ട് നിങ്ങൾക്ക് Free ആയിട്ട് ദാ ഇങ്ങനെ zoom ചെയ്ത് കാണിച്ചുതരാം ഇന്ന് നമ്മൾ beautiful ആയി നമ്മൾ coordinates തീർക്കും നാളെ Physics maths biology War ഞാൻ ഉണ്ടാവും അലക്സ് sir ഉണ്ടാവും അർച്ചന miss ഉണ്ടാവും നാളെ രാത്രി ഏഴു മണിക്ക് അതുകഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി Enjoy ചെയ്തു കഴിഞ്ഞിട്ട് അലക്സ് sir ൻ്റെ Reflection of light ഒമ്പത് മണിക്ക് Part one ഉണ്ട്

നിങ്ങളെല്ലാവരും wait ചെയ്തുകൊണ്ടിരിക്കുന്ന അർച്ചന miss അർച്ചന mis verses അനു miss എന്താണ് chemistry verses biology ഉണ്ടാവും okay ready ആഹ് ബ്ലൂസ്റ്റാക്സ് ഉണ്ടെങ്കിൽ അത് download ചെയ്തോളു very good idea അനുശങ്കർ thank you അപ്പൊ android ഇല്ലാത്തവർക്ക് ബ്ലൂസ്റ്റേക്ക് download ചെയ്യാം okay ready അല്ലെ അലക്സ് sir എവിടെ ന്നോ അലക്സ് sir നെ വേണോ നമ്മള് maths പേടിച്ചു തീർക്കല്ലേ അപ്പൊ നിങ്ങള് ശക്തിയോടെ full ശക് കൃത്യായിട്ട് പഠിക്കണെങ്കിൽ നിങ്ങൾക് join ചെയ്യാം exam നു revision by ശക്തി series ഇനിയും seat ഉണ്ട് വേഗം തന്നെ join ചെയ്തോളു details ഒക്കെ ഇവിടെയുണ്ട് Daily life daily plan എന്നിട്ട് model exam നിങ്ങക്ക് Revision full തീർത്തു തരും live ആയിട്ട് ഈ subjects ഉം recorder ആയിട്ട് ഈ subjects ഉം full syllabus focus area അല്ല focus area പ്പോ important അല്ല എല്ലാം കിട്ടും full mark നു വേണ്ടിട്ടുള്ളത് Okay ready അപ്പ high sir എന്ന് പറഞ്ഞവരൊക്കെ എല്ലാവരും തിരിച്ചു high sir seven hundred views cross ചെയ്തു നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളും തുടങ്ങുന്നതിന് മുമ്പ് വേണം ആയിരമാക്കാൻ ഇന്നലെ എനിക്ക് prize തരാൻ പറ്റുള്ളൂ okay ആഹ് yes yes join ചെയ്യാനുള്ളവരൊക്കെ വേഗം join ചെയ്തോ join ചെയ്യാൻ വേണ്ടീട്ട് പേടിക്കുഒന്നും വേണ്ട നിങ്ങക്ക് വാട്സാപ്പ് ചെയ്യാം ഈ number ലേക്ക് എന്നിട്ട് ചോദിക്കാം details അറിയാം എല്ലാം ചോദിച്ചു മനസിലാക്കി clear ചെയ്തിട്ട് join ചെയ്താ മതി simple procedure ആണ് classes start on twentyfirst February twntyfifth March വരെ ഓകായ്‌ ഇനി ആരും അതെല്ലാം ശ്രദ്ധിച്ചു full includes ആണ് അതിനെക്കാട്ടിലും കൊടുത്താൽ അല്ല okay ഇനി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല examiner notes മൊത്തം വേണോ ഈ notes ഒക്കെ എവിടെ കിട്ടും പ്ലേസ്റ്റോറിൽ ഇതാ ഇവിടെ താഴെ നിങ്ങൾക്ക് description ൽ ഇതാ ഇ live class നു താഴെ നിങ്ങൾക്കൊരു link കാണാം കാണാം ആ link പോയി ഞെക്കിയാൽ പ്ലെയ്സ്റ്റോർൻ്റെ playstore ൽ പോയിട്ട് എന്ത് ചെയ്യാ play store ൽ പോയിട്ട് നിങ്ങള് install ചെയ്യാ examiner app ഇനി ആ app install ചെയ്യുനതിൻ്റെ കൂടെ five star കൊടുക്കാൻ മറക്കരുത് അനിൽ sir നു five star വല്യ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ app ലു

Ready അല്ലെ ആഹ് yes അടിപൊളി ഇനി നമുക്ക് തുടങ്ങാം distance formula distance formula രണ്ടു point കൾ തമ്മിലുള്ള distance പറയാൻ വേണ്ടീട്ട് distance formula അപ്പൊ ആദിലിനും എല്ലാർക്കും hi ഉണ്ട് ട്ടോ അപ്പൊ ഇനി spam ചെയ്യരുത് ട്ടോ Full power അഞ്ചു minute കൂടിയേ ഉള്ളു എൻ്റെമ്മെ അഞ്ചു minute കൂടിയേ ഉള്ളു അഞ്ചു minute കൂട്ടണോ വേണ്ട അഞ്ചു minute കൊണ്ട് നമുക്ക തുടങ്ങാം okay അപ്പൊ അഞ്ചു minute കൊണ്ട് തുടങ്ങാൻ പോവ്വാണ് Full power ആയിട്ടു വാ എല്ലാരും എല്ലാരും come on come on distance formula ന്നു പറഞ്ഞാൽ ഒരു Point ഉണ്ട് ഈ Point ൻ്റെ സ്ഥലം address എന്ന് പറഞ്ഞാൽ x one y one okay x one comma y one ആണ് ഇതിൻ്റെ address രണ്ടാമത്തെ Point x two comma y two എന്തേലും ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ distance formula എന്താണ് എന്താണ് Root of നമ്മൾ english ൽ പറയാണെങ്കിൽ under root നമ്മള് correct പറയാണെങ്കിൽ under root x two minus x one the whole square അപ്പൊ x കള് minus ചെയ്തിട്ട് square ചെയ്യാ plus y കള് minus ചെയ്തിട്ട് square ചെയ്യാ എന്നിട്ടു അതാണ് distance കിട്ടുക okay എന്താണ് x കള് Subtract ചെയ്തിട്ട് square ചെയ്യാ plus y കള് Subtract ചെയ്തിട്ട് square ചെയ്യാ അതെല്ലാം ഒരു root ലാണ് മറക്കരുത് okay ready അല്ലെ sir എനിക്ക് hi sir മനസ്സിലാവുന്നുണ്ട് Thank you കണ്ടപ്പോ സന്തോഷം Okay Okay അപ്പൊ നമുക്ക് ഒരു question അങ് ചെയ്യാ question ചെയ്താൽ നിങ്ങളു സമാധാനത്തോടെ എല്ലാം മനസിലാവും Okay അപ്പൊ Find the distance AP A ന്നു P ലേക്കുള്ള distance ഇതാ അപ്പൊ A ന്നുള്ള point എന്താണ് minus one comma minus one കണ്ടോ ഇതാട്ടോ minus one comma minus one ഇതെന്താ P ന്നു പറയുമ്പോൾ four comma four comma minus two അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് തമ്മിലുള്ള Distance കണ്ടുപിടിക്കണം okay Distance കണ്ടുപിടിക്കണം sir scale ഉപയോഗിക്കാതെ number mark ചെയ്യുന്നത് നിർബന്ധമില്ല വൃത്തിയായിട്ടു ചെയ്യാൻ പറ്റുമെങ്കിൽ scale ഉപയോഗിക്കേണ്ട scale ഉപയോഗിക്കാൻ one hundered percent recommendation okay ഇനി ഇവിടെ distance എന്ന് പറയുമ്പോൾ എന്താണ് root of തുടങ്ങാം okay under root എന്ന് പറയും ഇനി x one ഇതാ x one ഇതാ formula ഓർമ്മയുണ്ടോ x two minus x one the whole square plus y two minus y one the whole square നിങ്ങൾ ഇതിനുള്ളിലുള്ള order മാറിപ്പോയാലും കുഴപ്പമില്ല x one minus x two ആയാലും കുഴപ്പമില്ല y one minus y two ആയാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് എഴുതാം ആദ്യം x two

y two minus y one minus two minus minus one okay whole square ready അടിപൊളി answer പോരട്ടെ അപ്പോൾ root of four plus one square plus minus two plus one whole square അതൊന്നും കൂടി simplify ചെയ്യുമ്പോ കിട്ടുന്നതെന്താണ് ഇവിടെ five square plus ഇവിടെ minus two ഉം plus one ഉം എന്താ

അപ്പോൾ answer ആഹ് കൊള്ളാം answer എന്താണ് Root of twenty five plus one square അതാണ് Root twenty six unit ഒന്നും എഴുതേണ്ട മനസിലായില്ല ന്നു ഒരാള് പറയുന്നുണ്ട് പേടിക്കേണ് answer ഒന്നുകൂടെ Explain ചെയ്തുതരാം okay Root twenty six ആണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവിടെ ഒരു point ഉണ്ട് A എന്ന് പറയുന്നത് minus one comma minus one